അവിടെ സൈക്കിളിന്റെ ലോക്ക് കാണുന്നുണ്ട് സൈക്കിൾ ഇങ്ങനെ പോകുമ്പോൾ സൈക്കിളിന് വേണ്ടി പോകാൻ ആയിരിക്കും.

ഇവിടെ ചുമപ്പും നീലയും മാറ്റ് ആണ് താഴത്ത് വിരിച്ചിരിക്കുന്നത് മുകളിൽ എന്തോ ഡെക്കറേഷൻ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്.

അതായത് അവിടെ ഹൈവേ പണി നടക്കുന്ന ഡിവൈഡേർസും കാര്യങ്ങളും കാണാം.

അന്നാൽ മുടി വെട്ടുന്ന ആൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മിറർ ഫോട്ടോ എടുക്കുകയാണ്.

ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കപ്പുകൾ ആട്ടിയായി വച്ച് ഇരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇതിന് ബാക്കിൽ ഒരു കപ്പിൻ്റെ കട തന്നെയായിരിക്കാം കപ്പ് എന്ന് ഉദേശിക്കുന്നത് ചായ കുടിക്കുന്നത് അല്ല കേട്ടോ.

ലപ്പോൾ ഈ കപ്പിന് വലിയ മൂല്യം ഉണ്ടാകും എന്നാലും ബ്യൂട്ടിഫുൾ തന്നെ കളിച്ചു കിട്ടുമ്പോൾ.

ഇത് ഒരു വിനോദ സഞ്ചാരം ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വിനോദ സഞ്ചാരം ആണെകിൽ ഇതൊരു ഒന്നൊന്നര വിനോദ സഞ്ചാരം തന്നെ.

ഒരു കാർ കട്ടയിൽ കയറ്റി വെച്ച് ടയർ മാറ്റാൻ നിക്കുന്നത് കാണാം കണ്ടിട്ട് അത് ഒരു വോക്സ്വാഗണിൻ്റെ പോളോ എന്നാണ് തോന്നുന്നത്.

ഒരു വ്യക്തി പുറത്തു നിൽക്കുന്നത് കാണുന്നുണ്ട് എന്നാൽ മറ്റേ ആള് എന്തോ ചെയ്യുകയാണ്.

നെല്ലിന്റെ കൃഷിപ്പാടമാണെന്നാണ് തോന്നുന്നത് അപ്പുറത്ത് തെങ്ങുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.

അവിടെ ആരൊക്കെയോ നിക്കുന്നുണ്ട് ചിലപ്പോൾ കൃഷിയുടെ ഓണറുകളാ --

അവിടെ ഒരു ഗോഡൗൺ തന്നെ ആണെന്ന് തോന്നുന്നു നിരവധി ഫാനുകൾ അവിടെ കാണുന്നുണ്ട്.

ബ്ലൂവും വൈറ്റും നിറത്തിലാണ് കെ_എസ്_ആർ_ടി_സികൾ നിർത്തിയിരിക്കുന്നത് ഏകദേശം നാലോ അഞ്ചോ കെ_എസ്_ആർ_ടി_സികൾ --

അവിടെ അവരുടെ പേരൻസിനെ നമുക്ക് കാണാവുന്നതാണ് മൊത്തത്തിൽ ഒരു മെറ്റലുകൾ വിരിച്ചിട്ടുള്ളതാണ്.

മൊത്തത്തിൽ ഒരു ആർമി എന്നു പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തില് സേവകർ തന്നെ മൊത്തത്തിൽ ഒരു അടിപൊളിയായ മനുഷ്യരാണ് അവർ.

ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട ഊഞ്ഞാലയ പോലത്തെ ഒരു സീസ്സോയാണ് .

ഒരു നീല വടിയുടെ മുകളിലാണ് നിൽക്കുന്നത് കേറാൻ ഉള്ള ഏണി മഞ്ഞയും ചുമപ്പ് സ്റ്റെപ്പുകളാണ് .